സ്പീക്കർ 2 ഹൈ വൃന്ദ രാജീവ്‌ ഏജ്‌ 21യേർസ്‌ ഡോ ഹെറെബി ഗിവ്‌ മൈ അൺകണ്ടീഷണൽ
സ്പീക്കർ 2 ഐവോകേബിൾ കണ്ടന്റ്‌ ടോ ഇട്ട്‌ മദ്രാസ്‌ ആൻഡ്‌ തെ എക്സ്പ്രസ്‌ കൺക്ലൂഷൻ ഫോർ ഇന്ത്യൻ ലാംഗ്വേജസ്‌ ടോ ഡോ ആൻഡ്‌ റിട്ടൻ കാലിങ്‌ ഓഫ്‌ മൈ വോയ്സ്‌ ആൻഡ്‌ വീഡിയോസ്‌ ഓഫ്‌ കൺവർസേഷൻ ഓഫ്‌ 2021 ആൻഡ്‌ 2022
സ്പീക്കർ 2 ഫർദർ ഇൻ എക്സ്ചേഞ്ച്‌ ഓഫ്‌ സഫിഷ്യന്റ്‌ കൺസിഡറേഷൻ ഇ ഡോ അൺകണ്ടീഷണലി റൈറ്റ്സ്‌ ഇറേവോക്കബ്ലി ഇൻ തെ റെക്കോർഡ്‌ വീഡിയോ ആൻഡ്‌ ഓഡിയോ ഓഫ്‌ 2021,22 ടോ ഇട്ട്‌ മദ്രാസ്‌ ആൻഡ്‌ തെ എക്സ്പ്രസ്‌ കൺക്ലൂഷൻ ഫോർ ഇന്ത്യൻ ലാഗ്വാഞ്ചസ്‌
സ്പീക്കർ 2 വെ ഡോ അണ്ടർസ്റ്റാൻഡ്‌ തത്‌ ഇട്ട്‌ മദ്രാസ്‌ ആൻഡ്‌ തെ എക്സ്പ്രസ്‌ കൺക്ലൂഷൻ ഫോർ ഇന്ത്യൻ ലാംഗ്വേജസ്‌ കാൻ ലോപ്ലി തെ റെക്കോർഡ്‌ വീഡിയോ ആൻഡ്‌ ഓഡിയോ
സ്പീക്കർ 1 ഇ ലൈവ്‌ യൂ സബ്സ്റ്റാന്റിയേറ്റ്‌ ഏജ്‌ ടോ 21 യേർസ്‌ ഡോ ഹെയർ ഗിവ്‌ മൈ അൺകണ്ട്ഷണൽ ഇറെ ഇറേവോക്കബിൾ കൺസെന്റ്‌ ടോ ഇട്ട്‌ മദ്രാസ്‌ ആൻഡ്‌ സ്‌2സ്‌ കൺസോർട്ടിയം ഫോർ ഇന്ത്യൻ ലാംഗ്വേജസ്‌ ടോ ഡോ ആൻഡ്‌ റിട്ടൻ
സ്പീക്കർ 1 റെക്കോർഡിങ്സ്‌ ഓഫ്‌ മൈ വോയ്സ്‌ ആൻഡ്‌ വീഡിയോ ഓഫ്‌ കൺവർസേഷൻ ഓഫ്‌ 2021-2022. ഫർദർ ഇൻ എക്സ്റ്റിങ്ക്ട്‌ ഓഫ്‌ സഫിഷ്യന്റ്‌ കൺസിഡറേഷൻ ഇ ഡോ യുഎൻ കണ്ടീഷണലി ഇറേവോക്കബ്ലി അസൈൻ ആൽ മൈ റൈറ്റ്സ്‌ ഇൻ തെ
സ്പീക്കർ 1 റെക്കോർഡ്‌ വീഡിയോ ആൻഡ്‌ ഓഡിയോ 2021-22 ടോ ഇട്ട്‌ മദ്രാസ്‌ ആൻഡ്‌ തെ സ്‌2സ്‌ കൺസോർട്ടിയം ഫോർ ഇന്ത്യൻ ലാംഗ്വേജസ്‌. ഇ ഡോ അണ്ടർസ്റ്റാൻഡ്‌ തത്‌ ഇട്ട്‌ മദ്രാസ്‌ കാൻ
സ്പീക്കർ 1 ഇട്ട്‌ മദ്രാസ്‌ ആൻഡ്‌ തെ സ്‌2സ്‌ കൺസോർട്ടിയം ഫോർ ഇന്ത്യൻ ലാംഗ്വേജസ്‌ കാൻ പ്രോപ്പർലി യൂസ്ഡ്‌ തെ റെക്കോർഡ്‌ വീഡിയോ ആൻഡ്‌ ഓഡിയോ.
സ്പീക്കർ 1 നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം?
സ്പീക്കർ 2 ഓഹ് വളരെ നല്ല വിശേഷം അവിടെ എന്താണ് വിശേഷം
സ്പീക്കർ 1 ഇവിടെയും നല്ലരീതിയില്‍ ഇങ്ങനെ പോകുന്നു.

സ്പീക്കർ 1 ഞാനും ഭക്ഷണം കഴിക്കാനായി കാത്തിരിക്കുകയായിരുന്നു. അതിനു മുന്നേ ഇന്ന് രാവിലത്തെ പത്രങ്ങളെല്ലാം വായിച്ചു തീര്‍ക്കാനുണ്ടായിരുന്നു.
സ്പീക്കർ 2 അതെയോ എനിക്കാണെങ്കിൽ ഇന്ന് പത്രം വായിക്കാൻ സാധിച്ചിട്ടില്ല ഇന്നത്തെ പ്രധാന വാർത്തകൾ എന്തൊക്കെയാണ്
സ്പീക്കർ 1 ഇന്നത്തെ പ്രധാനവാര്‍ത്തകളായി കണ്ടത് വരുന്ന നിയമ നിയമസഭയിലേസമ്മേളനകാലയളവില്‍ ഉദ്ദേശിക്കുന്ന പരിപാടികളെ കുറിച്ച്
സ്പീക്കർ 1 ഒള്ള വിശദമായിട്ടുള്ള വാര്‍ത്തകളും ഒണ്ട്. അതുകൂടാതെ, മഹാത്മാഗാന്ധി സര്‍വ്വകലാശാലയില്‍ വരാനിരിക്കുന്നതെരഞ്ഞെടുപ്പിനെ കുറിച്ച്. വിദ്യാര്‍ത്ഥികള്‍
സ്പീക്കർ 1 തെരഞ്ഞെടുപ്പിനെക്കുറിച്ചൊക്കെ വിശദമായ വാര്‍ത്തകളും ഉണ്ട്.
സ്പീക്കർ 2 ഓഹ് അതെയോ താങ്കൾ പറഞ്ഞത് നന്നായി അല്ലെങ്കിൽ ഞാൻ ഇന്നത്തെ വാർത്തകൾ അറിയാണ്ട് പോകുമായിരുന്നു
സ്പീക്കർ 1 പത്രം വായിക്കാറില്ല.
സ്പീക്കർ 1 പത്രം വായിക്കാറില്ലേ?
സ്പീക്കർ 2 ഞാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ തിരക്കുള്ള ജീവിതത്തിൽ എല്ലാ ദിവസവും സാധിക്കാറില്ല എന്റെ തന്നെ പ്രശ്നമാണ് അത് ഞാൻ പരിഹരിക്കേണ്ടിയിരിക്കുന്നു
സ്പീക്കർ 1 ദിവസവും ഒരു പത്രമെങ്കിലും പരമാവധി വായിച്ചിരിക്കണം.
സ്പീക്കർ 2 അതെ അത് തന്നെയാണ് എന്റെ ലക്ഷ്യവും ഇപ്പോൾ നമ്മുടെ കൈകളിൽ യന്ത്രങ്ങൾ ഉള്ളതിനാൽ ഇടക്കിടക്ക് സാവകാശം കിട്ടുമ്പോൾ
സ്പീക്കർ 2 ചെറിയ ചെറിയ ലേഖനങ്ങളും ഞാൻ കാണുന്നു അത് വായിക്കുകയും ചെയ്യുന്നു
സ്പീക്കർ 1 പക്ഷേ, എന്തൊക്കെ പറഞ്ഞാലും പത്രം വായിക്കുന്നതിനോളം സുഗമമായിട്ടുള്ള ഒരു പ്രവര്‍ത്തി വേറൊന്നിനും ഇല്ല.
സ്പീക്കർ 2 അത് വളരെ ശരിയാണ് പണ്ടൊക്കെ ചെറുതായിരുന്നപ്പോൾ ദിവസവും രണ്ടു പത്രങ്ങൾ ഞാൻ വായിയ്ക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു . ഇപ്പൊ ഒരു പത്രം തന്നെ വായിക്കാൻ വലിയ പാട് ആയി മാറിയിരിക്കുന്നു

സ്പീക്കർ 1 പത്രവായനയും, വായനാശീലവും ചെറുപ്പം മുതലേ ശീലിക്കേണ്ടതുണ്ട്. ചെറുപ്പത്തില്‍ കളിക്കുടുക്കയില്‍ നിന്നും, ബാലരമയില്‍ നിന്നുമൊക്കെയാണ് ഇതൊക്കെ തുടങ്ങാറ്.
സ്പീക്കർ 1 അതാണിപ്പോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും. കുട്ടികളായിരിക്കുമ്പോള്‍ തന്നെ അവര്‍ മറ്റ്
സ്പീക്കർ 1 പുതിയ കണ്ടുപിടിത്തങ്ങളിലേക്കും, മറ്റുള്ള പല കാര്യങ്ങളിലേക്കും മാറുന്നു. അത് വഴി ചെറുപ്പത്തിലെ ഈ ശീലങ്ങള്‍ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു.
സ്പീക്കർ 2 അത് വളരെ ശരിയാണ് പണ്ടൊക്കെ ഞാനും ചെറിയ മാസിക വാരിക ഒക്കെ നേരെത്തെ കളിക്കുടുക്ക ഒക്കെ വായിക്കുമായിരുന്നു
സ്പീക്കർ 2 പക്ഷെ ഇപ്പൊ ഒരു മാസിക പോലും കൈകൊണ്ട് എടുക്കാൻ സമയം ഇല്ലാണ്ടായി ഈ തിരക്കിനുള്ളിൽ നമ്മുടെ വായന ശീലം തകർത്തു കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്
സ്പീക്കർ 2 എന്തൊക്കെ വന്നാലും ദിവസവും പത്രം വായിക്കാനും ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അറിയാനും നമ്മൾ എന്തായാലും പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു
സ്പീക്കർ 1 പത്രത്തില്‍ തന്നെ പത്രലേഖകന്‍റെ ഇന്നത്തെ പ്രധാന ഒരു വിഷയത്തിലുള്ള എഴുത്തുണ്ടായിരിക്കുന്നു. ആഗോളവല്‍ക്കരണത്തെ കുറിച്ച്.
സ്പീക്കർ 2 അതെ അതെ
സ്പീക്കർ 1 പാശ്ചാത്യ രാജ്യങ്ങളില്‍ നിന്നുള്ള ആഗോളവത്കരണവും, മുതലാളിത്ത വ്യവസ്ഥിതിയെ കുറിച്ച് ഇന്ന് വ്യക്തമായിട്ടൊരു വാര്‍ത്ത തന്നെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു.
സ്പീക്കർ 2 അതെയോ ആ പത്ര പേരെന്താണ്
സ്പീക്കർ 1 വി. ആര്‍ . ഹരിദാസ്, അദ്ദേഹം ജന്മഭൂമിയുടെ എഡിറ്ററാണ്.

സ്പീക്കർ 1 മാധ്യമവും നല്ല മാധ്യമവും നല്ല പത്രം തന്നെയാണ്.
സ്പീക്കർ 2 മധ്യവമും ദീപികയും ആണ് എനിക്ക് ഇഷ്ടപ്പെട്ട പത്രങ്ങൾ
സ്പീക്കർ 2 അതെ പിന്നെ ഉച്ചനേരങ്ങളിൽ വേറെ പുതിയ പുതിയ ചൂടുള്ള വാർത്തകൾ ഇറങ്ങുന്ന ചെറിയ പത്രങ്ങളും ഞാൻ വായിക്കാറുണ്ട്
സ്പീക്കർ 1 അതുപോലെ തന്നെ, ഇപ്പൊ കാല്‍പ്പന്തുകളിയുടെ കാല്‍പ്പന്തുകളി മത്സരങ്ങളുടെ വിശദമായ വാര്‍ത്തകളും ഇണ്ട്.
സ്പീക്കർ 2 അതെയതെ ഇപ്പോൾ അന്താരാഷ്ട്ര കാൽപ്പന്തു മേള നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു
സ്പീക്കർ 1 അതേ, അതേ. ഏകദേശം മൂന്നു കളികളോളം നടന്നിട്ടുണ്ട്. ഇനി ശേഷം നാലുകളികള്‍ നടക്കാനിരിക്കുന്നു.
സ്പീക്കർ 1 അടുത്ത മാസം പകുതി വരെ ഈ മത്സരങ്ങള്‍ തുടരുമെന്നാണ് വാര്‍ത്തയില്‍ നിന്നുമറിഞ്ഞത്.
സ്പീക്കർ 2 ഈ പത്രം വായന മാത്രമാണോ താങ്കൾ വായിക്കുന്നത് അതോ യന്ത്രങ്ങളിലൂടെ വായിക്കാറുണ്ടോ ഇതുപോലത്തെ വാർത്തകൾ

സ്പീക്കർ 1 സമൂഹമാധ്യമങ്ങള്‍ ഇപ്പോള്‍ വലിയ രീതിയില്‍ പ്രചാരം ആര്‍ജ്ജിച്ചു വരുന്നുണ്ടല്ലോ.
സ്പീക്കർ 1 സമൂഹ മാധ്യമങ്ങളിലും, സമൂഹമാധ്യമങ്ങള്‍ ഒരുപടി പത്രങ്ങളേക്കാള്‍ മുകളിലാണ് ഈ വാര്‍ത്തകള്‍ എത്തിക്കുന്നതില്‍. കൃത്യമായി അതത്
സ്പീക്കർ 1 സമയങ്ങളില്‍ തന്നെ നമ്മളിലേക്ക് ഈ വാര്‍ത്തകള്‍ എത്തിക്കുന്നുണ്ട് ഇത്തരം പുതിയ പുതിയ സമൂഹ മാധ്യമങ്ങള്‍ വഴി.
സ്പീക്കർ 2 അതെ നവമാധ്യമങ്ങൾ നമ്മളെ പുതിയ വിവരങ്ങൾ ചുറ്റും നടക്കുന്ന സംഭവങ്ങളെ പറ്റി ബോധവൽക്കരിക്കാനും സഹായിക്കുന്നുണ്ട് . എന്നാൽ പത്രത്തോളം വരുമോ ഈ യന്ത്രങ്ങൾ

സ്പീക്കർ 1 അപ്പോള്‍ നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങള്‍ കൃത്യസമയത്ത് തന്നെ കിട്ടേണ്ടതുണ്ട്. അവിടെ ഈ സമൂഹമാധ്യമങ്ങള്‍ നമുക്ക് നല്‍കിതരുന്ന വാര്‍ത്തകള്‍ ആയിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ നമുക്ക് കൃത്യമായി എത്തിച്ചേരുന്നുണ്ട്. വാര്‍ത്തകള്‍ ഇക്കാര്യത്തില്‍ പ്രധാനം.

സ്പീക്കർ 1 റഷ്യ-ഉക്രൈന്‍ യുദ്ധത്തെക്കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള വാര്‍ത്തകള്‍ നമ്മെ കൃത്യസമയത്ത് എത്തിച്ചത് ഈ സമൂഹമാധ്യമങ്ങള്‍ തന്നെയാണ്.
സ്പീക്കർ 1 പത്രങ്ങള്‍ക്ക് പരിമിതിയുണ്ട് റിപ്പോര്‍ട്ടില്‍ നില്ക്കാന്‍. കാരണം ഒരു പത്രം എന്ന് പറയുന്നത് ഒരു ന്യൂസിന് മാത്രമല്ല, ഒരു വാര്‍ത്തക്ക് മാത്രമല്ല. അതേ സമയം
സ്പീക്കർ 1 സമൂഹമാധ്യമങ്ങളും വിശദമായി മണിക്കൂറുകളോളംവാര്‍ത്തകള്‍അതിലൂടെ എത്തിക്കാന്‍ പറ്റി.
സ്പീക്കർ 2 അത് വളരെ ശരിയാണ് ഉക്രയിനിൽ നടക്കുന്ന യുദ്ധത്തെപ്പറ്റിയാണെങ്കിലും ഇറാനിൽ നടക്കുന്ന സമരത്തെ പറ്റിയാണെങ്കിലും ഞാൻ ഒരുപാട് വാർത്തകൾ നവമാധ്യമങ്ങളിലൂടെയാണ് വായിച്ചത്

സ്പീക്കർ 2 നമ്മൾക്ക് തത്സമയം അവിടെ എന്താണ് നടക്കുന്നത് എന്ന് നമ്മുടെ യന്ത്രങ്ങളിലൂടെ കാണാൻ സാധിക്കും അത് വളരെയധികം ഉപയോഗപ്രദമായ ഒരു വ്യവസ്ഥയാണ് അത്
സ്പീക്കർ 1 തീര്‍ത്തും, തീര്‍ച്ചയായും അത് വളരെ ശരിയായ ഒരു കാര്യം തന്നെയാണ്. പണ്ട് പോളണ്ടില്‍ എന്ത് നടന്നു എന്ന് ചോദിക്കുമ്പോള്‍ നമ്മള്‍ എന്ത് തെരയണം?
സ്പീക്കർ 1 എന്നായിരുന്നു. ഇന്ന് ഉക്രയിനില്‍ എന്ത് നടന്നു എന്ന് നമുക്ക് ചോദിക്കുമ്പോള്‍ മിനിറ്റിനകം നമുക്കത് കണ്ടെത്താന്‍ പറ്റുന്നുണ്ട്.

സ്പീക്കർ 2 പണ്ട് എന്റെ ഉമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരുടെ നാട്ടിൽ ഒരു ചെറിയ യന്ത്രമുണ്ടാവും അതിൽ രാവിലെയും വൈകിട്ടും
സ്പീക്കർ 2 വാർത്തകൾ വായിക്കും. ഉച്ചക്കും വായിക്കുമെന്നു തോന്നുന്നു പക്ഷെ അത് മാത്രമായിരുന്നു അവരുടെ വിനോദവും വാർത്തകൾ അറിയാനുള്ള ഒരു മാധ്യമവും
സ്പീക്കർ 2 പത്രം വായന അവർക്ക് അത്ര പരിചിതം അല്ല
സ്പീക്കർ 1 അതേ അതേ വളരെ ശരിയാണ്. പണ്ട് കാലങ്ങളിലേ അപേക്ഷിച്ച് ഇപ്പോള്‍ ഒരു പാട് മാറ്റങ്ങള്‍ ഈ മേഖലയില്‍ വന്നിട്ടുണ്ട്.
സ്പീക്കർ 1 ഇതില് ഏറ്റവും പ്രധാനം തന്നെയാണ് സമൂഹ മാധ്യമങ്ങളും, അതിലൂടെ വരുന്നവാര്‍ത്തകളുടെ കൃത്യതയാര്‍ന്നഅവതരണങ്ങളും.
സ്പീക്കർ 2 അതെയതെ ആകാശവാണിയിൽ നിന്ന് ഇപ്പോൾ തത്സമയം കാണാൻ വാർത്തകൾ ഒക്കെ കാണാനും കേൾക്കാനും പറ്റുന്ന വ്യവസ്ഥയിൽ എത്തുക എന്നുള്ളത്
സ്പീക്കർ 2 നമ്മൾ മനുഷ്യരുടെ പുരോഗമനത്തിന്റെ സൂചികയാണ് അത്
സ്പീക്കർ 2 വാർത്തകൾ ദിവസവും മാറി മാറി വരുന്നു എന്നാൽ മനുഷ്യരും അവരുടെ പുരോഗമന ശേഷിയും ഇങ്ങനെ മാറി മാറി വരുന്നു

സ്പീക്കർ 2 ഇന്ന് ഇനി പത്രം വായിക്കാത്ത സ്ഥിതിക്ക് വൈകിട്ട് യന്ത്രത്തിന് മുന്നിലിരുന്ന് എന്തെങ്കിലും വാർത്തകൾ കേൾക്കണമെന്നും കാണണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു
സ്പീക്കർ 1 പലപ്പോഴും ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. ഒരു ജോലിത്തിരക്ക് കൊണ്ടോ, മറ്റുള്ള കാര്യങ്ങള്‍ കൊണ്ടോ എനിക്ക് രാവിലെ, പകല്‍നേരത്ത് ഇത് പത്രം വായിക്കാന്‍
സ്പീക്കർ 1 വാര്‍ത്തകള്‍ അറിയാന്‍ സാധിക്കാതെ വന്നാല്‍ ഞാന്‍ വൈകുന്നേരങ്ങളില്‍ ഇത് സമയം കണ്ടെത്തി പത്രം വായിക്കാനും, അതല്ലെങ്കില്‍ യന്ത്രങ്ങളിലൂടെ സമൂഹ മാധ്യമങ്ങളിലൂടെ
സ്പീക്കർ 1 വാര്‍ത്തകള്‍ അറിയാനും എപ്പോഴും ഒരു സമയം കണ്ടെത്താറുണ്ട്.
സ്പീക്കർ 2 അതെ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ വളരെ ഒരു മോശം പാതയിലൂടെ ആണ് പോവുന്നത് മോശം എന്ന് പറഞ്ഞാൽ അവര് പത്രം കയ്യിൽ എടുത്തിട്ടുണ്ടോ എന്ന് വരെ എനിക്ക് സംശയം ഉണ്ട് പത്രം മാത്രമല്ല പത്രം എന്ന് പറയുന്നത്
സ്പീക്കർ 2 പത്രം എന്ന് പറയുന്നത് ഒരു സംഭവം മാത്രമാണ് പത്രം മാത്രമല്ല ചുറ്റും നടക്കുന്നതിനെ പറ്റിയും ലോകത്തു നടക്കുന്നതിനെ പറ്റിയും എന്തൊക്കെയാണ് മനുഷ്യർക്കെ സംഭവിക്കുന്നത് ഒക്കെ
സ്പീക്കർ 2 അറിയാൻ അവർ തീരെ ശ്രദ്ധിക്കാറില്ല എന്നതാണ് എന്റെ അഭിപ്രായം താങ്കൾക്ക് എന്താണ് അതിനെ കുറിച്ച് തോന്നുന്നത്
സ്പീക്കർ 1 എനിക്കും അതേ അഭിപ്രായം തന്നെയാണ് ഇക്കാര്യത്തില്‍ ഒള്ളത്. മനുഷ്യര്‍ എന്നൊരു സാമൂഹിക ജീവിക്ക്
സ്പീക്കർ 1 ഏറ്റവും അറിയേണ്ടതാണ് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച്. ഇത്തരം കാര്യങ്ങളറിയാന്‍ ഇന്നത്തെ തലമുറ ശ്രമിക്കുന്നില്ല എന്നുള്ളത് അത്യ അത്യന്തം

സ്പീക്കർ 2 നമ്മളൊക്കെ ഒരു കളിക്കുടുക്ക കിട്ടാൻ വേണ്ടി ഒരു മുത്തുച്ചിപ്പി കിട്ടാൻ വേണ്ടി എത്ര കാത്തിരിക്കുമായിരുന്നു ഓരോ ആഴ്ചയും
സ്പീക്കർ 2 കാത്തിരുന്ന് കാത്തിരുന്ന് അവസാനം ഒരു ദിവസം മാത്രമാണ് കിട്ടുന്നത് അതിന്റെ വില വളരെ വലുതായിരുന്നു
സ്പീക്കർ 2 എന്നാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയണ്ട ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അറിയേണ്ട എന്നുള്ളൊരു ധാരണ ആ ഒരു അഹംഭാവം എന്നെ പലപ്പോഴും അലട്ടുന്നു
സ്പീക്കർ 2 വാർത്ത അല്ലെങ്കിൽ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ ഉള്ള രാഷ്ട്രീയം അത് മനസ്സിലാക്കേണ്ട എന്ന് അവർ കരുതുന്നു അത് വളരെ പരിതാപകരമായ ഒരു സംഭവമാണ്
സ്പീക്കർ 1 അതേ അതേ. ഞാനതിനോട് നൂറുശതമാനം യോജിക്കുന്നു. ഇന്ന് സമൂഹമാധ്യമങ്ങളിലൂടെ എല്ലാം അവരുടെ കൈകളിലെത്താനുള്ള എല്ലാ അവസരങ്ങളും
സ്പീക്കർ 1 നില്‍ക്കയാണ്‌. അവര്‍ ഇതിനെയൊന്നും വകവയ്ക്കാതെ മുന്നോട്ടു പൊയ്ക്കൊണ്ടിരിക്കുന്നു.

സ്പീക്കർ 1 ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്നുള്ള കവിത പ്രസക്തമായി വരികയാണ്‌.
സ്പീക്കർ 2 അത് ശരിയാണ് എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് . ഇനി വരുന്നൊരു തലമുറക്ക് ഇവിടെ വാസം സാധ്യമാണോ വായിക്കാതെ വളർന്നാൽ കുട്ടികൾ വളഞ്ഞു പോവില്ലേ

സ്പീക്കർ 2 അതെ അതുകൊണ്ട് വായിക്കാതെ വളർന്നാൽ വളയും വായിച്ചു വളർന്നാൽ വിളയും ഈ ഒരൊറ്റ ആശയത്തിൽ നമുക്ക് നമ്മുടെ സംസാരം അങ്ങ് നിർത്തിയാലോ

സ്പീക്കർ 2 ആയിക്കോട്ടെ എങ്കിൽ നന്ദി നമസ്കാരം